രാവിലെതൊട്ട് നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ, ഉച്ചയായപ്പോഴത്തേക്കും മഴയൊക്കെ കുറഞ്ഞ് വെയിലൊക്കെ വന്നിട്ടുണ്ട്. അവിടെയോ? ഇവിടെയും അതുപോലെയൊക്കെത്തന്നെ കാലാവസ്ഥാ വളരെ വ്യത്യസ്താമായൊരു കാലാവസ്ഥാ മഴയും വെയിലും രണ്ടുംകൂടെ ചേർന്നൊരു കാലാവസ്ഥാ എന്താലെ ഈ കാലാവസ്ഥായൊക്കെ ഇങ്ങനെ അതെ അതെ. ഞങ്ങടെ നാട്ടിലൊക്കെ പണ്ട് ഇതുപോലെ മഴയും വെയിലൊക്കെ ഒരുമിച്ച് വരുമ്പോ പറയുവായിരുന്നു കുറുക്കൻറെ കല്യാണമാണെന്നൊക്കെ. ആ അനഘേടെ നാട് എവിടെയാണ്? എന്റെ നാട് മലപ്പുറം ആണ് അവിടെയൊക്കെ ഇങ്ങനെയൊകെ കേട്ടിട്ടുണ്ടോ ഓ വളരെ നല്ലത്. എന്താലേ? വേറെ എന്തൊക്കെയാണ് കാലാവസ്ഥയെ പറ്റി പറയാനുള്ളത്?

നിങ്ങൾക്കേറ്റവും ഇഷ്ടപ്പെട്ട കാലാവസ്ഥാ ഏതാണ്

അപ്പോ നമ്മടെ ആ രോമങ്ങളൊക്കെ ഇങ്ങനെ എണീറ്റ് നിക്കണത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമയമാണ്. രാവിലെ പൊതുവെ എനിക്ക് ഇഷ്ടമുള്ള സമയമാണ്. മഞ്ഞുകാലം ആകുമ്പോ രാവിലേയും വൈകുന്നേരവും ഇഷ്ടമാണ്. ആ ചെറിയ തണുപ്പൊക്കെ ഉച്ചക്കും ഉണ്ടാകാറുണ്ടല്ലോ? അതുകൊണ്ട് എനിക്ക് മഞ്ഞുകാലം ഭയങ്കര ഇഷ്ടമാണ്. അനഘക്ക് ഏത് ആ ഏത് കാലമാണ് ഇഷ്ടം? എനിക്കും മഞ് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് മഞ്ഞുള്ള നാടുകളിൽ പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്താ ആ നമ്മൾടെ അങ്ങോട്ടുള്ള ഈ കാശ്മീർ ലഡാക് അതുപോലെയുള്ള സ്ഥാലങ്ങളിലൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയമെന്നുവെച്ചാൽ ഈ ആ മഴ മാറീട്ട് വെയ്യിലുവരുന്നൊരു സമയമുണ്ടല്ലോ ഒരു ഇളംവെയിൽ തണുപ്പുള്ള ആ ഒരു സമയം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ് ആ ഒരു സമയത്ത് പുറത്തുപോകാനൊക്കെ എനിക്ക് ഒരുപാട്‌ ഇഷ്ടമാണ് മഞ്ഞുകാലവും അതുപോലെയൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ടതാണ് ആ സമയങ്ങളിൽ

ഭയങ്കര ഇഷ്ടമാണ്. ആ വെയില് ഒന്ന് വെയില് ആറിയിട്ടുള്ള ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എല്ലാ വൈകുന്നേരങ്ങളും അങ്ങനെ ആ അത്തരത്തിലുള്ള ഒരു വൈകുന്നേരങ്ങള് ആവാറുണ്ട്. ഒന്ന് ചൂട് ആറിയിട്ട് ആ ഒരു സമയത്ത് ഒരു കുഞ്ഞു മഴയാ പൊടി മഴയൊക്കെ പെയ്ത് സ്വതെവേ ഈ കർക്കിടക മാസത്തിലെ മഴയെക്കാളും എനിക്ക് ഇഷ്ടം മിഥുന മാസത്തിലെ മഴയാണ്. അതെ അതെ എനിക്ക് ആ സമയം നല്ല ഇഷ്ടമാണ് ആ സമയത്ത് എനിക്കും കടൽ തീരത്തും മറ്റും പോകാനും ഒരുപാട് ഇഷ്ടമാണ് ഈ വൈകുന്നേര സമയങ്ങളിൽ

അയ്യോ എനിക്ക് വളരെ ഇഷ്ടമാണ് അതൊക്കെ. മാത്രമല്ല ഈ ആ എനിക്ക് ഇതുപോലെ വസന്തകാലം ഭയങ്കര ഇഷ്ടമാണ്. പ്രതേകിച്ച് ആ ഒരുപാട് പൂക്കള്, അതുപോലെ പൂക്കളുടെ മണം എല്ലാ ഇടത്തും പൂക്കളുടെ മണം. ഈ ആ ആ ഓണക്കാല ഓണക്കാലത്തൊക്കെ ഒരുപാട് പൂക്കള് ആ ഒരുപാട് ചെടികള്, ഇങ്ങനെ ആ ഒരു കാലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വസന്തകാലം മാത്രമല്ല എനിക്ക് ശിശിരവും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമയമാണ്. എല്ലാ കാലാവസ്ഥക്കും അതിന്റെതായിട്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളുമുണ്ടല്ലോ ആ ഓരോന്നും തികച്ചും വ്യത്യസ്തം തന്നെയാണ് ഓരോ കാലവും പിന്നെ ഈ പറഞ്ഞപോലെ പല തണുപ്പുകാലങ്ങളിൽ പല രീതിയിലുള്ള അസുഖങ്ങളും നമ്മുക്ക് വന്നുചേരാറുണ്ടല്ലൊ ആ ചുണ്ട് വരണ്ട് പൊട്ടുക തൊലി ഇളക്കുക അങ്ങനെ പലരീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് വരാറുണ്ട് ഈ തണുപ്പുകാലങ്ങളിൽ ഈ നിനക്ക് അതുപോലെയുള്ള എന്തെങ്കിലും വന്ന് എനിക്ക് തണുപ്പ് കാലങ്ങളിൽ ആ ശരിയാണ്, എനിക്കും ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ പകരുന്ന രോഗങ്ങളുടെ ഒരു ഒരു ഓ കുത്തൊഴുക്കായിരിക്കും ആ ഈ മഴയുള്ള സമയങ്ങള്. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുവായിരുന്നു, മഴക്കാലത്ത് ഇവര് ആ ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വക്കുമായിരുന്നു. ഈ ആ

പറഞ്ഞാല് ഭയങ്കര മഴ എന്നുവച്ച ഭയങ്കര മഴ, വെയില് എന്നുവച്ച ഭയങ്കര വെയില്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ള ഒരു സമയമായിരുന്നു. അപ്പോ ഇവര് ഇതൊക്കെ എടുത്തുവച്ച് അങ്ങനെ ഉപയോഗിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ കർക്കിടക മാസം തുടങ്ങുമ്പോഴേക്കും നമ്മടെ അവിടെ കർക്കിടക കഞ്ഞി ഒക്കെ കൊടുക്കും. അതായത് ഭയങ്കര ഔഷധ ഗുണങ്ങളുള്ള കഞ്ഞി ആണ് കർക്കിടക കഞ്ഞി. ഇതൊക്കെ നമ്മടെ ഈ ഇത്തരത്തില് പകരുന്ന രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാനാണ് എന്ന് ഞാൻ മനസിലാക്കിയിട്ടുണ്ട്. അതുപോലെ കർക്കിടകം ഒന്നാം തിയ്യതി തുടങ്ങിയാല് വീടൊക്കെ വൃത്തിയാക്കാ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാ അങ്ങനത്തെ പരിപാടികളൊക്കെ നാട്ടില് കണ്ടിട്ടുണ്ട്. ആ എങ്ങനെയാണ് അവിടെ ഇതൊക്കെ ഉണ്ടോ? അതെ അതെ വീട്ടിലും അതുപോലെയൊക്കെത്തന്നെ കർക്കിടകമാസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കർക്കിടക കഞ്ഞിപോലെയുള്ള വളരെ ഔഷധ ഗുണമുള്ള കാര്യങ്ങളായിരിക്കും വീടുകളിൽ ഉണ്ടാക്കാറ് സാധാരണ പിന്നെ ആ വീട്ടിൽ തന്നെ കൃഷിചെയ്യുന്ന പച്ചക്കറികളും അതുപോലെയുള്ള ചേമ്പ് ചേന അതുവെച്ചിട്ടുള കറികളും അതൊക്കെയാണ് പുഴുങ്ങുക അതൊക്കെ പുഴുക്കുണ്ടാക്കുക ഇതൊക്കെയാണ് സാദാരണ വീട്ടിലും ചെയ്യാറ് കർക്കിടകമാസം ആയിക്കഴിഞ്ഞാൽ അസുഖങ്ങൾ വരുമെന്നാണ് എല്ലാരും വിചാരിക്കുന്നത് അതുകാരണം തന്നെ അതിനുവേണ്ടിയിട്ടുള്ള ഓരോരോ പ്രതിരോധങ്ങൾ എടുക്കുക തന്നെയാണ് ആ വീട്ടിൽ ചെയ്യാറ് അപ്പോ അതിനുവേണ്ടീട്ട് നമ്മള് പുറത്തൊക്കെ പോകുമ്പോളായാലും മഴ കൊള്ളാണ്ടിരിക്കുക ആ മഴ കൊള്ളരുതെന്നനെ എപ്പോഴും പറയും അമ്മ വീട്ടില് ഈ മഴ കൊള്ളേണ്ടിരിക്കുക

പോകുമ്പോളൊക്കെ കുടയും മറ്റും കൂടെക്കൊണ്ടു നടക്കുക ധാരാളം വെള്ളം കുടിക്കുക പിന്നെ അതുപോലെയുള്ള പല പ്രധിരോധങ്ങളും ഏ എടുക്കാറുണ്ട് ഈ കർക്കിടകമാസം ആയിക്കഴിഞ്ഞാൽ വീട്ടിലും ഇതുപോലെയൊക്കെത്തന്നെയാണ് ചെയ്യാറ് പിന്നെ വെയിൽ കാലമായാലും ഇതുപോലെയാണ് പലരീതിയിലുള്ള അസുഖങ്ങൾ നമുക്ക് വരാറുണ്ട് അസുഖങ്ങൾ മാത്രമല്ല സൂര്യാഘാതം പോലെയുള്ള ഓരോരോ കാര്യങ്ങളും നമുക്ക് ഏല്ക്കാറുണ്ടല്ലോ അതുമൂലം നമ്മൾടെ തൊലിക്കും മറ്റും പലരീതിയിലുള്ള അസുഖങ്ങളും വന്നുചേരാറുണ്ട് എനിക്ക് അത്തരത്തിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് സൂര്യാഘാതം ഏറ്റിരുന്നു

അപ്പോൾപിന്നെ ഒരുപാടു മരുന്നും എന്താ വെള്ളം കുടിച്ചു ഒരുപാട് പിന്നെ അതുപോലെയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിച്ചു നിറയെ വെള്ള വെള്ള അതാ പിന്നെ ഒരുപാട് എന്താ പഴങ്ങളും പച്ചക്കറികളും അങ്ങനത്തെ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ തുടങ്ങി അതിനുശേഷം ഒ ഓ ഓ ഓ ശരിയാണ് സൂര്യതാപത്തെപ്പറ്റി ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പ്രത്യേകിച്ചും നമ്മടെ ഈ ഒരു ഭൂമധ്യരേഖയോട് അനുബന്ധിച്ച് കിടക്കുന്ന ആ ഒരു മേഖലകളിലൊക്കെ സൂര്യതാപം എന്ന് പറയണത് ഭയങ്കര ഒരു വല്യ വലിയ തോതിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയ തോതുകൾ വലിയ തോതിൽ ആൾക്കാരെ ബാധിക്കണ ഒരു കാര്യമാണ്. മാത്രമല്ല ഈ സൂര്യതാപം ഏൽക്കാന്നൊക്കെ പറഞ്ഞ് വേനലിൽ അതിന്റെ വേനൽക്കാലത്തിന് അതിന്റേതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും

വലിയ ദോഷങ്ങള് വേനൽക്കാലത്തിന് ഉണ്ട് എന്നാണ് ഞാൻ മനസിലാക്കാ. ഈ ആ ആ തനിക്ക് സൂര്യതാപം ഏറ്റു എന്ന് പറഞ്ഞല്ലോ? ഈ ആ പഴങ്ങളും പച്ചക്കറികളും ആ കഴിക്കുന്നതിലും ഒക്കെ നമ്മള് ഒരുപാട് ശ്രദ്ധി ശ്രദ്ധിക്കേണ്ട ഒരു

അപ്പോൾ അതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക സൂര്യനില്നിന്നും നമുക്ക് രക്ഷതേടാൻ അതുപോലെയുള്ള വസ്ത്രങ്ങൾ ഇളം നിറങ്ങളിലുള്ളതും അതുപോലത്തെ വസ്ത്രം ധരിക്കുക

ഒരു കുപ്പി എന്റെ കൂടെകൊണ്ടു നടക്കും കാരണം എ എനിക്കറിയാം ഇതുമൂലം ഉണ്ടാകുന്ന പല പല അസുഖങ്ങളും ഇത് മൂലം നമ്മൾക് ഒരുപാട് അനുഭവിക്കേണ്ടിവരും അതുകാരണം ഞാൻ എപ്പോഴും ഒരു കുപ്പി വെള്ളം കൂടെ കൊണ്ടുനടക്കും എവിടെപ്പോയാലും അതും

ഈ വേനൽക്കാലത്ത് വെള്ളം കുടിക്കുന്നതിന്റെ ആവശ്യകതയെപ്പറ്റിയിട്ട് ഈ സൂര്യതാപം മാത്രമല്ല വേനൽക്കാലം ആവുമ്പൊ നമ്മടെ ആ നമ്മടെ ശരീരത്തിലുള്ള ജലാംശം വളരെ അധികം കുറയുകയും അതുമൂലം നമ്മക്ക് മൂത്രതടസ്സം പോലെയുള്ള അല്ലെങ്കില് എന്താണ് മൂത്രസഞ്ചിയില് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവണ ഒരു ഒരു സാഹചര്യം ആണ് കാണാറുള്ളത്. വെള്ളം കുടിക്കാത്തതിന്റെ തന്നെ ആണ് അത്. അത് ഈ ആ വേനൽക്കാലത്ത് മാത്രമല്ല മഴക്കാലത്ത് ആണെങ്കിലും എല്ലാ സമയത്തും നമ്മൾ അത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലേ? അതെ അതെ ഇപ്പോ ചിലർക്കൊക്കെ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അങ്ങനെ വെള്ളം കുടിക്കാൻ ശീലമില്ലാത്തവരായിരിക്കാം അവരു വെള്ളം വെള്ളംനു പറയുന്നത് അതുപോലെതന്നെ കുടിക്കണം എന്നില്ല പലരൂപത്തിൽ കുടിക്കാമല്ലോ ഇപ്പോ എന്താ എ പനിനീർ വല്ല ശീതളപാനീയങ്ങളായിട്ട് കുടിക്കാം അല്ലെങ്കിൽ എന്താ പലരീതിയിലുള്ള പഴങ്ങളുണ്ട് പഴവർഗങ്ങളുണ്ട് ഞാൻ പറഞ്ഞു പച്ചക്കറികളുണ്ട് ആരൂപത്തിലാവാം പിന്നെ ഏതുരൂപത്തിൽ വേണം നമ്മൾ അല്ലെങ്കിൽ ഇപ്പോ എന്താ ഇളനീരിന്റെ രൂപത്തിലാവാം ഏതുരൂപത്തിൽ വേണമെങ്കിലും നമ്മൾക് എ എന്ത് വെള്ളത്തിന്റെ ഒരു വെള്ളം നമ്മുടെ ശരീരത്തിലെത്തണം

മാംസള മാംസളമായിട്ടുള്ള ഫലങ്ങള് കഴിക്കുന്നതിലൂടെ ജലാംശം ശരീരത്തിൽ അധികം ആവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ് വെള്ളം വെള്ളം കുടിക്കുന്നതിന് ആ നല്ലൊരു മറ്റൊരു ഉപാധി എന്ന് പറഞ്ഞാ ഉപാധിയാണ് ഈ

അതാണ് അതാണ് നീ എങ്ങനാണ് വസ്ത്രങ്ങൾഓരോ കാലാവസ്ഥക്കും അനുസരിച്ച് അനുയോജ്യമായ വസ്ത്രങ്ങളാണോ ധരിക്കുക

കാലത്ത് ആ കമ്പിളി വസ്ത്രങ്ങള് ധരിക്കാറുണ്ട്. ആ അതുപോലെ ആ ആ അനഘ പറഞ്ഞതുപോലെ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങള് ആ കറുപ്പൊന്നും ഉപയോഗിക്കാതെ അധികവും ആ അറിയാലോ? കറുപ്പ് വസ്ത്രം ആണെങ്കിൽ സൂര്യഗ്രഹണങ്ങളെ പെട്ടെന്ന് ആഗിരണം ചെയ്യുകയും നമുക്ക് ഒരു വീർപ്പ്മുട്ടലും ചൂട് കാരണം ഒരു വീർപ്പ്മുട്ടലൊക്കെ ഉണ്ടാവുമൊക്കെ ചെയ്യും. അന്ന് ആ അറിയാമെന്ന് ധരിക്കുണു. അതുപോലെ അങ്ങനത്തെ വസ്ത്രങ്ങള് ഒഴുവാക്കിയിട്ട് ആ അധികവും ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങള് വെളുത്ത വസ്ത്രങ്ങള് ഒക്കെ ധരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ആ അതുപോലെ മഴക്കാലം ആണ് എന്നുണ്ടെങ്കില് മഴക്കാലത്ത് അതിന് അനുയോജ്യമായിട്ടുള്ള കമ്പിളി വസ്ത്രങ്ങള്, കൂടുത്തൽ രോമങ്ങളുള്ള വസ്ത്രങ്ങള് ഒക്കെ ഞാൻ ധരിക്കാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. അനഘയോ? അതെ അതെ ഞാനും അതിൽ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് ആ കാര്യത്തിൽ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ശെരിക്കും ഇത് ഈ കാലാവസ്ഥാ വ്ര്യതിയാനത്തിനൊക്കെ കാരണം തന്നെ മനുഷ്യന്മാരാണെന്നു പറയമല്ലേ അവരുത്തന്നെ ചെയ്ത ചെയ്തികളുടെ ഫലമല്ലേ നമ്മൾ അനുഭവിക്കുന്നത്

ഇപ്പോൾ ഓസോൺ പാളിയിലൊക്കെ വിള്ളല് വരുന്നതും ഒക്കെ നമ്മള് കേൾക്കണതാണ്. സ്വാഭാവികമായിട്ടും നമ്മള് മാലിന്യങ്ങള് കൊണ്ട് ആ ആ ഓരോ സ്ഥലത്ത് കൊണ്ട് ആ കൂട്ടിയിടും. നമ്മടെ കനാലില് അതുപോലെ

അതിന്റെ ഒരു അതിന്റെ ഒരു ആ ഇതായിട്ട് അതിന്റെ ഫലമായിട്ട്

നമുക്ക് സൂര്യ സൂര്യന്റെ കിരണങ്ങള് നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു. അതുമൂലമാണ് ഈ സൂര്യാഘാതം ഒക്കെ ഉണ്ടാകുന്നത്. സൂര്യാഘാതം ഉണ്ടാകുന്നത് മാത്രമല്ല ഇതുപോലെ ആ കാലാവസ്ഥക്ക് ഒരുപാട് മാറ്റങ്ങള് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നമ്മടെ നമ്മടെ തന്നെ മനുഷ്യരുടെ തന്നെ പ്രശ്നമാണ്. പക്ഷെ, നമ്മള് ഇപ്പോ ഇപ്പോഴത്തെ യുവ തലമുറ അതിനെ ഒരുപാട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കാ അല്ലേ?

അതെ അതെ ശെരിക്കും ഒരു കുട്ടിക്കാലം മുതൽ തന്നെ ശീലിപ്പിക്കേണ്ടതാണ് ഭൂമിയേ നമ്മൾ സ്നേഹിക്കാനുണ്ട് അപ്പോൾ ഈ ശെരിക്കും എന്താ നമ്മളൊരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾത്തന്നെ കുട്ടിക്കാലത്ത് വിദ്യാലയങ്ങളിലും മറ്റും തന്നെ ഒരു ബോധവത്കരണം നടത്തണം എന്നാലേ നമ്മൾ ഭൂമിയെ എന്താ സ്നേഹിക്കാൻ ഭൂമിക്ക് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ അതിനെ നല്ലൊരു ഭൂമിയാക്കിമാറ്റാം അല്ലെങ്കിൽ ഇപ്പോഴത്തെപ്പോലെ ആ എന്താ അതിനെ മലിനീകരിക്കാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നൊക്കെയുള്ളൊരു നമ്മളൊരു കുട്ടിക്കാലത്തുതന്നെ ആ ശീലിപ്പിക്കേണ്ടതാണ് ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നു കേട്ടിട്ടില്ലേ

ശരിയാണ് ഈ ജൂൺ അഞ്ചാം തിയ്യതി മാത്രം പോയിട്ട് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്ന ഒരു ഒരു രീതി ആവരുത് നമ്മടെത്. നമ്മള് കുട്ടികളെ ഒരുപാട് വീണ്ടും ആ പ്രകൃതിയോട് അടുപ്പിച്ച് ജീവിക്കാൻ പഠിപ്പിക്കണം. മാത്രമല്ല അതിന് ഉതകുന്ന ആ മറ്റ് മാലിന്യങ്ങളൊക്കെ

അതെ അതെ അതുതന്നെയാണ് ചെയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ കലാലയങ്ങളിലും മറ്റും ഇതിനുവേണ്ടിയുള്ള ബോധവൽക്കരണങ്ങൾ നടത്തി നടത്തുകയാണ് ആദ്യം വേണ്ടത് നമ്മളുടെ വീട്ടിൽ നിന്നും തന്നെ തുടങ്ങട്ടെ ആദ്യത്തെ ശ്രമം ഒരു ചെടി നട്ടുകൊണ്ട്

അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ട് വീട്ടിൽനിന്നും തന്നെ തുടങ്ങട്ടെ നമ്മൾക്ക് അടുത്തുള്ളവരെ ആദ്യം പറഞ്ഞുകൊടുക്കുക അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ മനസ്സിലാക്കുക അതല്ലേ തീർച്ചയായും തീർച്ചയായും നമ്മള് നമ്മടെ സൗ ആ സുഹൃത്ഫലങ്ങളിൽ നിന്ന് തന്നെ ഇതൊക്കെ ആരംഭിക്കണം എന്നാണ് ഞാനും ഞാനും വിചാരിക്കാ. മാത്രമല്ല നമുക്ക് ഇനി ഒരുപാട് ശ്രമിക്കാം. കാരണം, നമ്മള് ഒരുപാട് ആ മാലിന്യങ്ങള് നമ്മളേതായിട്ടുള്ള വീട്ടിൽ നിന്നായാലും നമ്മള് ആ നിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നായാലും നമ്മൾ ഒരുപാട്

ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പുനരുയോഗിക്കാനുള്ള ഒരു മാർഗം ഉണ്ട് പുനരുയോഗിക്ക മാത്രമല്ല അത് വീണ്ടും വീണ്ടും എന്താണ് ആ നല്ല രീതിയില് നല്ല രീതിയില് നിക്ഷേപിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇതൊക്കെ നമ്മള് നോക്കി പോകണം എന്നാണ് ഞാൻ വിചാരിക്കാ അത് ശെരിയാണ് അങ്ങനെയും ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽനിന്ന് തന്നെ നമ്മൾക്ക് ഇത് തുടങ്ങണം നമ്മളുടെ അടുത്തുള്ളവർക്ക് ആദ്യം തന്നെ നമ്മുക്ക് പറഞ്ഞുകൊടുക്കാം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഭൂമിക്ക് ഇതൊക്കെ ദോഷമാണ് എന്നോർക്കുക വരും തലമുറക്കുവേണ്ടി നമ്മുക്ക് നല്ലൊരു ഭൂമിയെ ഒരുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ നമ്മളുടെ അടുത്തുള്ളവർക്ക് ആദ്യം പറഞ്ഞുകൊടുക്കുക എന്നാലേ നല്ലൊരു ഭൂമിയെ നമ്മുക്കും നമ്മളുടെ ഭാവി തലമുറക്കും ഇനി വരുന്ന ആളുകൾക്കും ഒരുക്കികൊടുക്കാൻ സാധിക്കുകയുള്ളു അനഘ പറഞ്ഞത് വളരെ ശരിയാണ് വളരെ വളരെ ശരിയാണ്. ആ നമ്മൾ അത് മാത്രം ഈ മാലിനീകരണങ്ങള് മാലിന്യങ്ങള് വേണ്ട രീതിയില് നിക്ഷേപിക്കുകയും പുനരുപയോഗിക്കുകയും മാത്രമല്ല നമ്മള് പുതിയ ചെടികള് വച്ചുപിടിപ്പിക്കാനും മരങ്ങള് വച്ചുപിടിപ്പിക്കാനും പച്ചക്കറികളും പഴങ്ങളും വച്ചുപിടിപ്പിക്കാനും കൂടെ നമ്മളെ കൂടെയുള്ളവരെയും അതുപോലെ പുതിയ തലമുറയെയും പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കാ. അതിന് വേണ്ടിയിട്ടുള്ള ബോധവത്കരണ ആ ബോധവത്കരണ കൂട്ടായ്മകള് ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിക്കാ. അത് ശെരിയാണ് ഞാനും വീട്ടിൽ ഞാൻ പച്ചക്കറികളൊക്കെ വീട്ടിൽ നട്ടുപിടിക്കാറാണ് സാധാരണ ചെയ്യാറ് ജൂൺ അഞ്ചിനു മാത്രമല്ല ബാക്കി ദിവസങ്ങളിലും ഇങ്ങനെതന്നെ നമ്മൾ ആ ഒരു ദിവസത്തേക്കുവേണ്ടി മാത്രമുള്ളൊരു കാട്ടികൂട്ടലാകരുതല്ലോ നമ്മൾ ഭൂമിയെ രക്ഷിക്കുക അല്ലെങ്കിൽ ഭൂമിക്ക് സംരക്ഷണമേക്കുക എന്ന് പറയുന്നത് ഒരു ധൗത്യം എന്നുപറയുന്നത് നമ്മൾ ഭൂമിയിലുള്ള ഓരോത്തർക്കും ഓരോരുത്തരുടെയും കടമയാണെന്നാണ് ഞാൻ

വളരെ ശരിയാണ് അത് നമ്മടെ എല്ലാവരുടെ കടമയാണ്.

പിന്തുടരാം. നമുക്ക് ഇനിയും നേരിട്ട് കാണുകയാണെങ്കിൽ ഇതിനെപ്പറ്റി വീണ്ടും വീണ്ടും സംസാരിക്കാം എന്നാണ് ധരിക്കാ